അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ നിങ്ങളുടെ ഒരു വിശേഷം അറിയാൻ വിളിച്ചതാണ്

ഇപ്പോൾ കാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളെക്കുറിച്ചു സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്

ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷ സംഭവം എന്താണെന്നു താങ്കൾക്ക് അറിയാമോ പലതും നടക്കുന്നുണ്ട് രാഷ്ട്രീയമായി നടക്കുന്നുണ്ട് കായികപരമായി നടക്കുന്നുണ്ട് ഏതാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ കായികപരമായി നടക്കുന്ന വളരെ എന്താണ് വളരെ വ്യതിരിക്തമായ രീതിയിലാണ് കായിക ഇതിൽ നടക്കുന്നത് അത് എന്താണെന്നു താങ്കൾക്ക് പറയാമോ വ്യക്തമായിട്ട് മനസ്സിലായില്ല പറഞ്ഞത് ഞാനിപ്പോ ലോകകപ്പിനെ കുറിച്ചാണ് താങ്കളോട് ഏറ്റവും പുതിയതായി ഇപ്പൊ കാലികമായി നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ ലോക കപ്പ്

താങ്കളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ലോകകപ്പിനെക്കുറിച്ചുള്ള ഈ ലോക കപ്പില് എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമായ ഇന്ത്യയും നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലും

ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചുപോവുകയാണ് ഇന്ത്യക്ക് ഒരു ടീമില്ലല്ലോ ലോകകപ്പ് കളിയ്ക്കാൻ ആഹ് താങ്കൾ താങ്കൾ ഏതു ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായും ഞാൻ അർജന്റീന ടീമാണ് .. അപ്പോൾ താങ്കളിപ്പോൾ ലോകകപ്പിനെ കുറിച്ച് കേട്ടിരിക്കുമല്ലോ ആദ്യ കളി തന്നെ അർജന്റീന തോൽവി സംഭവിക്കുകയുണ്ടായി അല്ലെ

തീർച്ചയായും അർജന്റീന നല്ലൊരു ടീമു തന്നെയാണ് അതിൽ ആർക്കും സംശയമൊന്നും ഇല്ല

പിന്നെ അതിനെക്കുറിച്ചു പറയാണെങ്കിൽ മുൻപ് രണ്ടു കപ്പ് അടിച്ചിട്ടുണ്ടല്ലേ

അർജന്റീന മുൻപ് രണ്ടു ലോക കപ്പു അടിച്ചിട്ടുണ്ട് അല്ലെ

മറഡോണ ഒക്കെ നല്ല മികച്ച ഒരു കായിക താരമാണെന്നു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ആരാണ് താങ്കളുടെ അർജന്റീന ടീമിനെ നയിക്കുന്നത് അല്ലെങ്കിൽ അതിലെ വളരെ എന്താണ് മുന്നിട്ടു നിൽക്കുന്ന പ്ലയെർ ഏതാണ് അതിപ്പോ ചോദിക്കേണ്ട കാര്യമുണ്ടോ എല്ലാർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എല്ലാര്ക്കും അറിയുന്ന കാര്യമാണ് ലയണൽ മെസ്സി അതിപ്പ് എന്താ ചോദിക്കാനുള്ളത്

അതെ അങ്ങനെയൊക്കെ അവനാണ് സാധ്യത ഉള്ളത്. കാരണം പ്രായമായല്ലോ ഏകദേശം മുപ്പത്തഞ്ചു മുപ്പത്താറു വയസ്സ് കഴിഞ്ഞല്ലോ ഈ മുപ്പത്തഞ്ചു വയസ്സാണല്ലേ ഇ ലോക കപ്പു കളിക്കാനുള്ള മാക്സിമം വയസ്സ് ആ ഒരു നിയമ പരിധിയെ കുറിച്ച് എനിക്ക് അറിയില്ല ആദ്യമായിട്ടാണ് ഇതിനെ കുറിച്ച കേൾക്കുന്നത് അങ്ങനെയുണ്ടോ അങ്ങനെ ഉണ്ടായിരിക്കാം . ഇപ്പൊ ക്രിക്കറ്റ് എടുത്തു നോക്കുമ്പോൾ സച്ചിനൊക്കെ വിരമിച്ചല്ലോ അത് വയസ്സിന്റെ കണക്കിലാണെന്നു തോന്നുന്നു വിരമിച്ചത് ഞാന് ഒരു ബ്രസീൽ ഫാൻ ആണ് കേരളത്തിൽ ബ്രസീലിന്റെ കട്ട് ഔട്ടുകൾ ഒക്കെ വളരെ വലിയ രീതിയിലാണ് അതേപോലെതന്നെ അർജന്റീനയുടെയും ഇപ്പോൾ വെച്ചതിൽ ഏറ്റവും വലുത് പോർട്ടുഗൽ താരമായ റൊണാള്ഡോയുടേതാണ് എന്ന് തോന്നുന്നു അതെയതെ പാലക്കാട് ജില്ലയിൽ. കഴിഞ്ഞ തവണ കാണാനിടയായി നൂറ്റി ഇരുപത് അടി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേരളക്കാർ എന്തായാലും വളരെയേറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാണുന്നതാണെന്നു തോന്നുന്നു ഈ ലോകകപ്പ് തീർച്ചയായും . ഇന്നലെ ഒരു ന്യൂസ് കാണാനിടയായി . ഫസ്റ്റ് കാളി അർജന്റീന തോറ്റപ്പോൾ ഒരു കുട്ടി ഒരുപാട് ദുഖത്തോടെ അതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഒരു കുട്ടി അടുത്ത കളിയാണ് ഖത്തറിലേക്ക് ഉള്ള യോഗ്യത ലഭിച്ചു അങ്ങനെ ലഭിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് കണ്ടു അത് ശരിക്കു ഉള്ളതാണോ ഫേക്ക് ആണോ അത് ശരിക്കും ഉള്ളതാണെന്ന് തോന്നുന്നു ഞാനും കണ്ടിരുന്നു ആ വീഡിയോ അപ്പൊ എത്രത്തോളം എത്തി ഈ വിദ്യാർത്ഥികളുടെ ചെറിയ കുട്ടികളുടെ എന്താ പറയാ അവർക്കൊക്കെ ഒരു ആവേശമാണല്ലോ ഈ ലോക കപ്പു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു സ്വന്തം ടീം തോറ്റതിന്റെ പേരിൽ കരയലും അത് തീർത്തും വികാരപരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്

അർജന്റീന പോലത്തെ ഒരുപാട് നല്ല ടീമുകളുണ്ടല്ലോ എന്നിട്ടു എന്തുകൊണ്ട് ബ്രസീലിനെ പിന്തുണക്കുന്നു ബ്രസീലിനെ പിന്തുണക്കുന്നത് എന്താണെന്നു വച്ചാല് ബ്രസീൽ വേൾഡ് കപ്പ് തുടങ്ങിയതുമുതൽ എല്ലാ എല്ലാ വേൾഡ് കപ്പും കളിച്ചോരു ടീം ആണ് അതിനുമുൻപ്‌ പെലെ . പിന്നെ പ്രശസ്ത താരങ്ങൾ കളിച്ചുട്ടുണ്ട് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ബ്രസീലിനെ പിന്തുണക്കുന്നത് എതിർ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ എനിക്ക് ബ്രസീലിനെ കുറിച്ച് പറയാനുള്ളത് മറ്റു ടീമുകളൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും താരങ്ങളെ ആശ്രയിച്ചു അങ്ങനെ പോകുന്ന കളിയൊക്കെ കാണാറ് നേരെ മരിച്ചു ബ്രസീൽ എന്ന് പറയുമ്പോൾ യുവ നിര തന്നെ ഒരുപാട് മികച്ച പല പ്രമുഖ ക്ളബ്ബിലെയും മികച്ച പ്ലയെർസ് ആണ് അത്തരത്തില് ഒരു നല്ല അങ്ങനെ ചെറുപ്പം മുതലേ ആക്കി എടുക്കുന്ന ഒരു സാഹചര്യം ബ്രസീലിനുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിലും വേണ്ടേ ആഹ് വേണം ഞാൻ അതിനോട് യോജിക്കുന്നു എനിക്ക് ചെറിയൊരു പണിയുണ്ട് .ഞാൻ എന്നാൽ നിങ്ങൾ എന്നോട് സംസാരിച്ചതിന് നന്ദി